ഒരു കെട്ടിടം ഫുള്ള് മൺ മുകൾഭാഗത്ത് ഒക്കെ ഓടാണ് ഇട്ടേക്കുന്നത് മറ്റേത് മറ്റേ രണ്ടാമത്തെ കെട്ടിടം ഫുള്ള് കോൺഗ്രീറ്റാണ് .

ഈ ചിത്രത്തിലൂടെ നമുക്ക് ഒരു ഹോസ്പിറ്റലാണ് കാണാൻ സാധിക്കുന്നത്.

ഓ ഈ ബീച്ച് ഇന്റെ തൊട്ട് മുൻ ഭാഗത്തായിട്ട് നമുക്കൊരു സൈക്കിളും സൈക്കിൾ ഇന്റെ ഇടത് ഭാഗത്തായിട്ട് ഒരാൾ ഇരിക്കുന്നതും കാണാം.

ബാൽ ഈ അങ്ങേ അറ്റത്തെ പക്ഷത്തായിട്ട് നമുക്ക് ഒരുപാട് ചെരുപ്പുകള് കിടക്കുന്നത് കാണാം.

ഈ കപ്പ് കപ്പല് കടലിൽ കൂടെ സഞ്ചരിക്കുന്നു എന്നാണ് നമുക്ക് ഈ ചിത്രത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്.

ഈ ഏ പള്ളിയുടെ റൈറ്റ് സൈഡ് ഇലായിട്ട് നമുക്ക് കുറച്ച് ആൾക്കാര് നിക്കുന്നതും കാണാൻ സാധിക്കും.

ഗ്രൗണ്ടിന്റെ വലതുഭാഗത്തായിട്ട് ഇഷ്ടംപോലെ പച്ചപ്പുകളും മരങ്ങളും ചെടികളും ഒക്കെ നമുക്ക് കാണാം.

ഈ ചിത്രത്തിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു വളരെ മനോഹരമായ സ്കൂൾ തന്നെയാണ്.